ആ അപ്പൊ നമ്മള് നമ്മളേം കൊണ്ട് പറ്റണത് ഞമ്മള് എഴിതി അപ്പോ ഓര് ആയിനനുസരിച് mark ഇട്ടന്നു ഇതിപ്പോ ഇവർടെ ഒക്കെ എല്ലാരും പറയ്ന്ന നിങ്ങള് corona കാരണല്ലെ നിങ്ങക്ക് mark കിട്ടീന്നാ ചോയ്ക്ക എല്ലാരും

അതെ അതെ അത് സംഭവിച്ചിട്ടില്ലല്ലാ അപ്പൊ പിന്നെ ഒന്നും എഴിതാതെ ഈ പറഞ്ഞ പരിപാടി നടക്കില്ലല്ലോ

okay പിന്നെ നിങ്ങടെ സുഹൃത്തുക്കൾ ഒക്കെ വിളിക്കാറുണ്ടോ പത്താം class ത്തെ ഒക്കെ ആ വിളിക്കാറൊക്കെ ഇണ്ട് എല്ലാരും ഇപ്പൊ message അയക്കാറാ കാര്യായിട്ട് അതെ വിളിയൊക്കെ നിന്നു അപ്പൊ ആദ്യോക്കെ ആ വിളി ഒക്കെ ഉണ്ടാർന്നല്ലേ

അതെ അതെ തീർച്ചയായിട്ടും അത് അങ്ങനെ പിന്നെ ഇനി message പിന്നെ അത് മാസങ്ങളാകും പിന്നെ അത് കൊല്ലങ്ങളാകും പിന്നെ അത് അങ്ങന friendship അങ്ങനെ അവസാനിക്കും എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്

പിന്നെ നമ്മക്ക് കൂടെ ഇണ്ടാവാ chunks ആണ് ഇണ്ടാവാ അവര് പിന്നെ എന്തെന്നെ ആയാലും വേറിട്ട് പോവോന്നുല്ലാട്ടോ ആ അതില്ല ഈ പണ്ട് മുതലേ ഇള്ളവരൊക്കെ അതെ അതെ നമ്മൾ ഈ ഒന്നാം class മുതലുള്ള ബന്ധങ്ങൾ ഒക്കെ തീർച്ചയായിട്ടു അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാകും എന്നാണ് എന്റെ ഒരു അഭിപ്രായം ആ പിന്നെ corona നെ കുറിച് പറയാണെങ്കി ഇങ്ങള് vaccine ഒക്കെ എടുത്തിട്ടില്ലേ

അത് കൊറേപ്പേര് പറയിണ്ട് ഇപ്പോ ഒരുപാട് മരുന്നല്ലേ ഇപ്പോ വരുന്ന് അപ്പോ ചിലവര് പറയിണ്ട് vaccine എടുക്കാത്തവർക്ക് ആണ് ചിലവര് പറയിണ്ട് vaccine എടുത്ത കാരണാണ് എല്ലാര്ക്കും മരണം സംഭവിക്കിന്നിന്ന പറയിന്ന് അതെ താങ്കള് vaccine എടുത്തിട്ടുണ്ടോ

അതെല്ലേ ഞാൻ എന്തായാലും ഒരു vaccine എ ഇതുവരെ എടിത്തിട്ടുള്ളു അല്ലാതെ രണ്ടാമത്തെ vaccine ഞാൻ പോയിട്ടില്ല കാരണം അതിന്റെ ആവിശ്യം വന്നിട്ടില്ല

ഒന്നാമത് എന്താ പൊറത്തൊന്നും എറങ്ങാൻ പറ്റൂലെലോ നമ്മൾ ആരേത്തും contact ഉ ഉണ്ടാർന്നില്ല അങ്ങനെ ഒക്കെന്നെ

ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് പറയ്ന്നത് office work ഉം കാര്യങ്ങളും ഒക്കെ ഒന്ന് down ആയിരുന്നു കാരണം ഇപ്പൊ ഈ corona കാരണം office ലേക്ക് പോവാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാർന്നു പിന്നെ എന്തന്ന് വെച്ചഴിഞ്ഞാല് ഞങ്ങൾ ഇവിടെ onlinework ഉണ്ടാവുന്നതോണ്ട് നമ്മക്ക് വല്ലാതെ അങ്ങട് ബാധിച്ചില്ല പഷേ പല ആളുകളിലും ഈ corona നല്ല രീതിയില് ബാധിച്ചിട്ടിണ്ട് gulf രാജ്യങ്ങളിൽ ആയാലും ഇന്ത്യ ഇന്ത്യൻ ഇപ്പോ നമ്മളെ നാട്ടിലാണെങ്കിൽ പോലും പല ആളുകളുടെയും സാമ്പത്തിക പരമായിട്ടും പല കാരണങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ അവിടെ അങ്ങനെ തന്നെ ആണോ ഇണ്ടായിരുന്നത്

അവ്ടെ വേറെ പ്ര അഹ് ആ എന്തെന്റെ ബാപ്പയോക്കെ അപ്പൊ നാട്ടിലാർന്നു അപ്പോ അങ്ങട് പോകാൻ പറ്റാതെ ഒരുപാടു ബുദ്ധിമുട്ടി ആ സമയത്ത് ഒന്നുണ്ടാർന്നില്ലല്ലോ അതെ അതെ ജനങ്ങള് ഭയങ്കര ബുദ്ധിമുട്ടിലായിപ്പോയല്ലേ ആ time ല് ആ അതെ നിങ്ങക്ക് corona ഒക്കെ വന്നിക്കുണോ എനിക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ട്ഇതുവരെ corona യും കാര്യങ്ങളൊന്നും വന്നില്ല നിങ്ങക്ക് വന്നീനോ ഇല്ലാ ഇവടേം വന്നിട്ടൊന്നില്ലാ okay പിന്നെ അവിടെ നിങ്ങള് അറിയിന്ന ആർക്കെങ്കിലും corona ആഹ് ബാധിച്ചിരുന്നോ ആ ഇവ്ടെ അടുത്ത വീട്ടിലൊക്കെ ഇണ്ടാർന്നു അതെലെ okay അത്കൊണ്ട് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാർന്നോ ഇവടെ എന്താ containment zone ഒക്കെ ആയത് കാരണം പൊറത്തൊന്നും എറങ്ങാൻ പറ്റിയിരുന്നില്ല okay നിങ്ങളെ mother വീട് എവ്ടെയാ വരുന്നേ

ആ okay അപ്പൊ നിങ്ങടെ വീട്ടിക്ക് ഒക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാവില്ലേ ആ time ല്

അതെ okay okay പിന്നെ നിങ്ങളവിടെ corona കാർണിപ്പോ എന്താ ജനങ്ങൾക്ക് പണി കാര്യങ്ങളൊക്കെ ഉണ്ടാർന്നോ ഇല്ലാ ആരിക്കും ഒന്നും ഉണ്ടാർന്നില്ലെലോ വീട്ടില് ഇരിക്കെന്നല്ലേർന്നോ എല്ലാരും കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടിലെല്ലാർന്നോ അതെ corona കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തായിട്ട നിങ്ങക്ക് തോന്നിയത് എനിക്ക് സത്യത്തില് ഒരു നെട്ടായിട്ടും തോന്നണില്ലട്ടോ അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവം എങ്കിൽപ്പോലും എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയാനുണ്ടോ ഇതുകൊണ്ട് വീട്ടിലിരുന്നതു കൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് എല്ലാരും ഇങ്ങനെ പരസ്പരം സംസാരിക്കാറൊക്കെ വളർത്തിക്കുണു അതെ മറ്റു പഴയ രീതിന്നു പറഞ്ഞ phone കിട്ടിയ ഓരോരുത്തര് ഓരോ side കൂടി പോവലായിരുന്നല്ലോ അല്ലെ ആ അതെ എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോവ്അല്ലാർന്നോ അപ്പൊ ഈ corona വന്നെന്നു ശേഷം എല്ലാരും പരസ്പ്പരം സംസാരിക്കാനും അങ്ങനൊക്കെ തൊടത്തി അതെ അതെ ആ ഒരു ചിന്താഗതി എല്ലാരും ആയിട്ടിണ്ട്

പിന്നെ നിലവില് ഇപ്പൊ എന്താ പറയാ corona കാരണം നമ്മക്ക് വേറെ കൊറേ മെച്ചങ്ങൾ ഇണ്ടായിട്ടിണ്ട് അത് ഏതൊക്കെന്ന് അറിയോ നിങ്ങക്ക്

തീർച്ചയായിട്ടും അവര് വീട്ടില് ഇരിക്ക്‌ഒന്നൊണ്ട് പിന്നെ ഒരുപാട് ചെലവുകൾ നമ്മക്ക് ആ time ഇൽ ജനങ്ങൾക്ക് കൊറക്കാൻ കഴിഞ്ഞിട്ടിണ്ട്

പിന്നെ എനിക്ക് ഈ corona കാർണുള്ള ബുദ്ധിമുട്ട് ഉണ്ടായത് എന്തെന്ന് വെച്ചാഴിഞ്ഞാല് നമ്മടെ marriage corona time ഇൽ ആർന്നു അപ്പൊ എനിക്ക് ഒരുപാട് ആൾക്കാരെ കല്യാണത്തിന് വിളിക്കാതിക്കള്ള ബുദ്ധിമുട്ട് ഇണ്ടായി കാരണം അവര് എല്ലാ വരാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെ ഒക്കെ ആയോണ്ട് ഒരുപാട് പേര് കല്യാണത്തിന് വരാൻ കയിഞ്ഞിട്ടിണ്ടാർന്നില്ല എന്നാ പിന്ന കല്യാണം ഞാൻ ഒരു shift time ഒക്കെ ആയിട്ടാണ് കൊണ്ട് നടന്നിരുന്നത് ആ അതുപോലെ തന്നെ marriage ന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ താത്താടെ കല്യാണോം അതെ ഈ corona time ഇൽ ആർന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചതാർന്നു ഈ കല്യാണത്തിനൊക്കെ ഒന്നും നടന്നില്ല അതെ അങ്ങനെ കൊറച് ബുദ്ധിമുട്ടുകൾ തന്നള്ളൂ നമ്മക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ദൈവത്തിന്റെ ഇത് കൊണ്ട് നമ്മക്ക് ആ corona എന്നൊരു മഹാമാരി രോഗം കൊണ്ട് നമ്മളെ പരീഷിട്ടില്ല

പിന്നെ അവ്ടെ നിലവിലിപ്പോ എന്താ പറയാ corona കാരണം ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ അവ്ടെ അടുത്താരെങ്കിലും

തീർച്ചയായിട്ടും conona കൂടി വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാഴിഞ്ഞാല് വീണ്ടും ജനങ്ങള് ആ പഴയ ജീവിത ശൈലിക്കന്നെ പോവാണ് അതാണ് സംഭവം എന്നാണ് എനിക്ക് തോന്നണത് നിനക്ക് എന്താ അയിനാ കുറിച് പറയാനില്ലത് എനിക്കും അതന്നെ തോന്നിന്ന് ആര് ആരിക്കും ഇപ്പൊ corona നെ ഒരു വേലയില്ലാത്ത പോലെ അധികാരും mask ഒന്നും use ചെയ്യണില്ല ഒന്നാമത് അതാണ് അതെ തീർച്ചയായിട്ടും എന്തെച്ചു കഴിഞ്ഞാല് പിന്നെ ഞാൻ എന്റെ ഒരു കാര്യം ഏർ ഞാൻ പറഞ്ഞേരാ ഈ corona ഒക്കെ വരാൻ കാരണം എന്നെച്ച ഈ ലോകത്തിൻ്റെ പോക്ക് അങ്ങത്താണ് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട new generation പിള്ളേര്

അതെ നമ്മളെ ഒര് ഒരു രോഗം കൊണ്ട് പരീക്ഷിച്ചപോലും നമ്മളിൽ പലരും പഠിക്കുന്നില്ല അതാണ് സത്യത്തിൽ ഉണ്ടാകുന്നത്

പിന്നെ ഈ corona എന്ന് പറയുന്ന ഓരോ രോഗങ്ങളും ഇന്നിപ്പോ അടുത്ത് ഈ വെള്ളപ്പൊക്കോകാര്യങ്ങളും ഒക്കെ വരാൻ കടക്കിന്നുണ്ട് ഇതൊക്കെ എന്നുപറഞ്ഞ കയിഞ്ഞ ഓരോ പരീക്ഷണങ്ങൾ ആയിട്ടാണ് നമ്മക് തോന്നണില്ലത്

അതെന്നെ ആണ് പിന്നെ എല്ലാവരും ഇപ്പൊ അധികരും വീട്ടിലൊന്നും ഭക്ഷണം ഇണ്ടാക്കാറില്ല ഒന്നാമത് പൊറത്ത് പോയിട്ടാ കഴിക്കാർ ഒന്നാമത് അതായിരിക്കും main ആയിട്ട് അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആണ് കാരണെന്തെച്ചു കഴിഞ്ഞാല് നമ്മള് ഈ food കായിക്കുമ്പൊ നമ്മടെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു മായം ചേർക്കാത്തൊരു food ഉം കാര്യങ്ങളൊക്കെ ആണ് നമ്മളെ നാട്ടിലും വീട്ടിലും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അവടെ പോയിട്ട് ഈ hotel പോയിട്ട് അവരുടെ വൃത്തി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഏർ നമ്മളെ ശരീരം നോക്കാനൊന്നും അല്ല അത് അവരുടെ ലാഭത്തിനു വേണ്ടിയിട്ടാണ് അവര് ഈ ഒരു level ലേക്ക് food ഉം കാര്യങ്ങളും ഒക്കെ നമ്മക്ക് തരിന്നത് എന്താ എന്താ അയിന കുറിച്ച്‌ നിങ്ങക്ക് പറയാനില്ലത് അതന്നെ ആണ് എനിക്കും പറയാനിള്ളത് എന്താ നമ്മക്ക് ആരും ഇപ്പൊ വീട്ടിലൊന്നും ഉണ്ടാക്കാണില്ല എല്ലാരും പൊറത്ത് പോയിട്ട അവരടെ ഇത് ഏർ കച്ചോടക്കാരുടെ ഇതിനു വേണ്ടിയിട്ടിണ്ടാക്കണൂ അത് നമ്മക്ക് ഇഷ്ട്ടവുന്നു നമ്മള് കഴിക്കണു അതെന്നെ അല്ലെ ഇപ്പോ നടക്കിണ് തീർച്ചയായിട്ടും അങ്ങനെത്തന്നെ ആണെന്ന് പറയാ എന്തെച്ചഴിഞ്ഞാല് നമ്മുടെ ഓരോരോ കാര്യങ്ങള് അഥവാ food ന്റെ കാര്യേന്നു പറഞ്ഞപ്പോ അവർക്ക് full വേവണോന്നൊന്നുല്ല അവർക്ക് ലാഭം കിട്ടാനുള്ള എല്ലാ മരുന്നും നമ്മളെ food ല് ചേർക്കിന്നുണ്ട് അപ്പൊ അത് മൂലം വരുന്ന രോഗങ്ങൾ ഒരുപാട് ഇണ്ട് അതൊക്കെ പെട്ടത് അന്നേ ആയിരിക്കും ഈ corona എന്നൊക്കെ നമ്മക്ക് പറയാ അല്ലെ അതെന്നെ പിന്നെ ഒന്നാമത് ഈ പ്രകൃതിനെ ആരു ഇപ്പോ നോക്കണ്ണൊന്നു ഇല്ലെലോ

ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവു അല്ലെ അതെ അതെ അതെ തീർച്ചയായിട്ടും പിന്നെ ഈ corona ന്ന് പറയിന്ന സാധനം നമ്മള് ചൈനയിന്നാണ് അത് വന്നൂന്നല്ലേ പറയിന്ന് അപ്പൊ ഈ ചൈ നമ്മള് ഇതൊക്കെ എങ്ങനെ ഇന്ത്യയിലേക്ക് ഇത്ര പെട്ടന്ന് എത്തിന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കയ്യ അത് ഒന്നാമത് ഈ യാത്രകള് കൂടുതൽ അല്ലെ ഇപ്പൊ ഇന്ത്യത്തെ ഒരാളെ എന്ത് മറ്റ് എന്ത് രാജ്യങ്ങൾക്ക് പോവുവാണ് നല്ലൊരു പഠിത്തത്തിനൊക്കെ വേണ്ടിയിട്ട് സ്വാഭാവികയിട്ട് അത് കാരണം എല്ലാരിക്കും ഇടവണിന്ന പറയാ അതെ അതെ എന്തെചാല് അവിടിന്ന് ഒരാള് വന്നോണ്ടാണ് ഈ കേരളത്തിൽ നമ്മക്ക് ഇത്ര പെട്ടന്ന് spread ആയത് അപ്പൊ ഇതിന്റെ ഒരു ശക്തിന്ന് പറയണത് വല്ല വളരെ വലുതായിട്ടാണ് നമ്മള് അത് കാണണ്ടത് ലെ ആ അതെ അത്രേം പേരുടെ മരണത്തിനു കരണയതല്ലേ ഈ corona virus അതെ അതെ ഒരുപാട് ജനങ്ങൾക്ക് ഇപ്പൊ കൂടുതല് അസുഖങ്ങളിള്ള ആളികൾക്ക് ഒരുപാട് ഈ ഒരു പ്രശ്നം അനുഭവപ്പെട്ട ഈ ഒരു അസുഗിള്ളവർക്ക് ഈ രോഗം വരാൻ കാരണെന്തെച്ചഴിഞ്ഞാല് അവരിക്ക് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞഴിഞ്ഞാല് നമ്മുടെ ഈ ച് വേറൊരു അസുഖമുള്ളൊർക്ക് പെട്ടന്ന് തന്നെ ഈ മരണത്തിന് വരെ ഈ ഒര് രോഗം കരണാവിന്നിണ്ട് എന്നാണ് നമ്മളറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടേം അങ്ങനെ തന്നെ അല്ലെ ഇണ്ടായത് അതെ പിന്നെ മുതിർന്നവർക്കും തീരെ പ്രധിരോധ ശേഷി ഇല്ലല്ലോ അത് കാരണം അവർക്കും കുട്ടികൾക്കും ഒക്കെ ഇത് പെട്ടന്ന് പകരാനും കരണവിന്നിണ്ട് അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആണ് എന്നീച്ച ഈ രോഗന്ന് പറയണത് നമ്മളായിട്ട് ഏർ വരിത്തിന്ന കാര്യാണ് അത് സത്യം പറഞ്ഞാ നമ്മള് നമ്മളെ ശരീരം correct ആയിട്ട് fooding ന്റെ കാര്യത്തിലും ഇതിലൊന്നും നോക്കാതെ വരുമ്പോൾ ഇണ്ടാവുന്ന ഏർ ഒര്

പിന്നെ മറ്റ് രോഗങ്ങൾ ഇള്ളവർ പെട്ടന്ന് അന്നെ ഈ ഒര് corona കാരണം മരണപ്പെടാനിള്ള കാരണം ആയെന്താ ഈ സംഭവം ഈ ആളികൾ മരിക്കണതാണ് ഈ coronavirus എന്നറഞ്ഞിട്ട് ഏറ്റവും കൂടുതല് പേർക്ക് സങ്കടാക്കിയ ഒരു കാരണല്ലേ തീർച്ചയായിട്ടും നമ്മക്ക് എത്രയോ പ്രിയപ്പെട്ട ആളുകൾ ഈ ഒരു corona നമുക്ക് ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആള്ക്കാര് പോലും ഈ ഒരു corona യുടെ പിടിയിൽ പെട്ട് മരണപ്പെടുക ഉണ്ടായി ഇതിനെകുറിച്ച് ഇതിനെ കുറിച്ച് താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്താ പ്രായ വ്യത്യാസം ഇല്ലാതെ ഓരോരുത്തർക്കും ഇത് വന്ന് പോവല്ലേ അപ്പൊ ചേലൂര് ഇത് ബ ബാക്കി ഇല്ലൊരിടത്ത് പറയാതെ ഇങ്ങനെ വീട്ടി തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ മാറ്റാൻ ശ്രമിക്കൂണൊരാണ് ചേലോര് ഇത് മുതിർന്നവർക്കൊക്കെ തീരെ പ്രതിരോധ ശേഷി ഇല്ലാത്ത കാരണം അവർക്കാണെങ്കിൽ വേറെ അസുഖങ്ങളും ഉണ്ടാവുലോ അത് കാരണം ഇത് തീരെ പ്രതിരോധിക്കാൻ കഴിയില്ലെലോ അത് കാരണാണ് ഒന്നാമത് ഈ മരണത്തിന് കാരണാവ്ണെ ഈ പ്രധിരോധ ശക്തി ഇൽ ഇണ്ടാവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് food കഴിക്ക എന്നുള്ളതാണ് അതായത് നമ്മടെ വീട്ടിലിണ്ടാക്കണത് അതെ അതെ അത് എന്നാലും non veg ആണോ veg ആണോ കൂടുതല് നമ്മള് കഴികേണ്ടത്‌ veg ആണല്ലോ non veg കൊണ്ടിപ്പോ എന്താ കാര്യം പഷേ നമ്മളെ നാട്ടിലൊക്കെ നമ്മടെ പ്രതേകിച് നമ്മളെ ആൾക്കാർകൊക്കെ കേരളത്തിലുള്ള fooding രീതി എന്ന് പറയുന്നത് എല്ലാവർക്കും അരി ഭക്ഷണം അത് പോലെ തന്നെ ഈ non veg ഇണ്ടേങ്കിലേ food എറങ്ങുള്ളൂ അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടോ നിങ്ങടവിടെ ഇണ്ട് പിന്നെ എല്ലാര്ക്കും മീൻ വേണല്ലോ ഇപ്പോ കാര്യായിട്ട് ആ അതൊക്കെ തന്നെ മീൻ എന്നെന്ന് പറയന്ന സാധനം ഇപ്പൊ ഞാൻ ഭക്ഷിക്കലില്ല എങ്കി പോലും ഈ അതിലും ഏർ വിഷം അടങ്ങിയ ഭക്ഷണങ്ങള് നമ്മൾ ഇപ്പൊ അകത്താക്കുന്നുണ്ട് ഈ കോഴി ന്നൊക്കെ പറയ്ന്നത് ഈ ഭയങ്കര വിശ്യം ഇല്ല കാര്യന്ന് നമ്മക്ക് നമ്മക്കറിയിന്നെ ആ ഏറ്റവും കൂടുതല് ഈ പച്ചക്കറി കഴിക്ക് ണതായിരിക്കും നല്ലത് അതെ തീർച്ചയായിട്ടും പച്ചക്കറി ആകുമ്പോ ഈ പറഞ്ഞ രോഗങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നാണ് നമ്മക്ക് ഇതുവരെ ഉള്ള പയ പഴയ കാല ആൾക്കാർക്കൊന്നും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും തീർച്ചയായിട്ട് നമ്മക്ക് ഇതിനെക്കുറിച്ചു പിന്നീട് ഒരു സംസാരത്തിലേക്ക് വരാം ട്ടോ ആ ആയിക്കോട്ടെ ശരി നമസ്കാരം, ഇന്ന് നമ്മള്‍ പറയാന്‍ പോകുന്ന topic കുട്ടികളുടെ ലഹരി ഉപയോഗം എന്ന topic ആണ്. ഈ അടുത്ത കുറേ നാളുകളായി മയക്കുമരുന്നിന്‍റെ ഉപയോഗത്തെ പറ്റി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വളരെ ആശങ്കമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും കാർന്നു തിന്നാൻ ശക്തി നേടി ലഹരി മാഫിയകൾ വളർന്നു കൊണ്ടിരിക്കുന്നു. പണ്ട് Alcohol മാത്രമായിരുന്നെങ്കിൽ ഇന്ന് Tobacco, Drugs തുടങ്ങിയ ലഹരികള്‍ ഒരു നീണ്ടു തന്നെ ലഭ്യമാണ്. നമ്മുടെ കുഞ്ഞുകള്‍ കുഞ്ഞുങ്ങള്‍ ഉസ്കൂള്‍ മുതല്‍ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഈ വലിയ പ്രശ്നങ്ങളിലായി ഇത് വളർന്നു കഴിഞ്ഞു. എന്‍റെ കുട്ടിയെ എനിക്കറിയാം. അവൻ അങ്ങനെ ചെയ്യില്ല. പലപ്പോഴും മാതാപിതാക്കൾ നല്കുന്ന ഉത്തരമാണ് ഇത്. എന്‍റെ കുട്ടിയെ എനിക്കറിയാം എന്നുമാത്രമായി മാത്രമേയായിരിക്കും എന്‍റെ അറിവിനായി അറിവിനുമപ്പുറത്ത് അവൻ വളർന്നുകഴിഞ്ഞു എന്ന് സ്വയമെല്ലാവരും ഒന്നവലോകനം ചെയ്യുക. Internet ഉം, മറ്റ് ആധുനിക സൌകര്യങ്ങളും വല വിരിച്ചു കാത്തിരിക്കുന്ന ലഹരിമരുന്നു മാഫിയയുംനമ്മളെ അറിയാത്ത ഒരു ലോകത്തിലേയ്ക്ക് അതിനാൽ കരുതിയിരിക്കുക. എങ്ങനെയൊക്കെയാണ് ഞാന്‍ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങള്‍ എന്ന് പറഞ്ഞുതരാം. പ്രത്യേകിച്ച് കാരണമില്ലാത്ത പഠനനിലവാരത്തിൽ പിന്നോട്ടു പോവുക, രഹസ്യങ്ങള്‍ ഒളിപ്പിക്കാന്‍ ശ്രമിക്കുന്ന സ്വഭാവം, മുറി~ക്കകത്തെ അസാധാരണമായി മണങ്ങള്‍ അനുഭവപ്പെടുക, കൂടുതല്‍ pocket money ആവശ്യപ്പെടുക, പൈസ കളവു പോവുക, വിലപിടിപ്പുള്ള സാധനങ്ങള്‍ കാണാതെ പോവുക, ഉറക്കത്തി~ന്‍റെ രീതിയില്‍ വരുന്ന വ്യത്യാസം, അമിതമായ ഉറക്കം, കൂടുതല്‍ സമയം മുറി അടച്ചിടുക അപരിചിതരോ പ്രായപൂര്‍ത്തി മുതിര്‍ന്നവരോ ആയ പുതിയ കൂട്ടുകാര്‍, കൈകളിലോ, ദേഹത്തോ കുത്തിവെയ്പിന്‍റെ പാടുകളോ, അസാധാരണമായി നിറവ്യത്യാസമോ കാണുക, വസ്ത്രധാരണ രീതിയില്‍ വരുന്ന പെട്ടന്നുള്ള വ്യത്യാസങ്ങള്‍, എനിക്ക് സംശയമുണ്ട്‌ എന്ന് ഞാന്‍ എന്ത് ചെയ്യണം എന്‍റെ കുട്ടികളെ ഏറ്റവും നല്ല judge ഞാന്‍ തന്നെയാണ്. കുറ്റപ്പെടുത്തുകയും പരിഹാസങ്ങളും, ലഹരി അവബോധം നല്‍കുക, കാര്യങ്ങളനുസരിച്ച് മനസിലാക്കുക. ലഹരിയുടെ ഉപയോഗമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാല്‍ അതിന്‍റെ തുടക്കം സാഹചര്യവും കാരണം മനസിലാക്കുക. സ്വയം സാധിക്കുന്നില്ലെങ്കില്‍ teachers, counselors, psychiatrist, psychologist എന്നിവയെ സഹായം തേടുക,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

പ്രത്യേകിച്ച് മാധ്യമങ്ങളില്‍ വളര്‍ വാര്‍ത്തകള്‍ വരുമ്പോള്‍ അവരുമായി തുറന്ന് സംസാരിച്ച് അവരെ അതിന്‍റെ ദൂഷ്യ ഫലങ്ങള്‍ പറഞ്ഞ് മനസ്സിലാക്കുക. അവര്‍ക്ക് പറയാനുള്ള കാര്യങ്ങള്‍ ക്ഷമയോടെ കേള്‍ക്കുക. അവരെ സ്വാതന്ത്ര്യം നല്‍കി വളര്‍ത്തുക അത് ദുരുപയോഗിക്കാന്‍ ഇടയാ~ക്കാതെ വിധത്തില്‍ നിയന്ത്രിക്കുക. കുട്ടികളുടെ കൂട്ടുകാര്‍ ആരോക്കെയാണെന്നും, എങ്ങനെയുള്ളവരാണെന്നും മനസ്സിലാക്കി ഇരിക്കുക. എന്തും നിങ്ങളോട് തുറന്നു പറയാനുള്ള ധൈര്യവും, സ്വാതന്ത്ര്യവും അവര്‍ക്കു നല്‍കുക. വീഴ്ചകളിലും, തെറ്റുകളിലും സ്വാഭാവികമാണ്. നേരത്തേ മനസ്സിലാക്കി, തിരുത്തി കൈപിടിച്ചു നടത്തുക. സര്‍വ്വോപരി അവര്‍ക്ക് ഉത്തമ മാതൃകയായിരിക്കുവാന്‍ ശ്രദ്ധിക്കുക. ദൈവം നമുക്കു നല്‍കിയിരിക്കുന്ന ഏറ്റവും സമ്മാനമാണ് ഉത്തരവാദിത്തമാണ് നമ്മുടെ കുഞ്ഞുങ്ങള്‍ പലപ്പോഴും അവര്‍ പോലുമറിയാതെ ചേര്‍ത്ത് ചെന്നു പിടിക്കുന്ന ലഹരിയുടെ കെണികള്‍ ഒഴിവാക്കാന്‍ അവരുടെ കൂടെ, അവരെ മനസിലാക്കി നമുക്കും ദൈവാശ്രയത്തില്‍ അനുഭവിച്ചു നടന്നു കൊള്ളാം. പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിശോധനയില്‍ ആലുവ ചൂണ്ടി Bharath School of League ഇല്‍ ലീഡില്‍ ഒരു പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. അങ്കമാലി കിംഗ്‌ ഫ്ലവര്‍ ആശുപത്രിയില്‍ helage india asianet എന്ന പേരുമായി സഹകരിച്ച്

അധ്യക്ഷനം വഹിച്ചു. mega medical camp വല്ലക്കം വല്ലനം, എറണാകുളം, അങ്കമാലി അതിരൂപതയില്‍ ഭാഗമായി സൗഹൃദങ്ങളെയും rottery cochin club ഉം മതിലകം സെന്‍റ് മേരീസ് ഇടവകയും സെന്‍റ് മേരീസ്ഇടവകയും ചേര്‍ന്ന് സംയുക്തമായി mega സൗജന്യ medical camp സംഘടിപ്പിച്ചു. സംഘടിച്ച സംഘടിപ്പിച്ച medical camp സി കെ ആശ MLA ഉത്ഘാടനം ചെയ്തു Rottery കൊച്ചിന്‍ town secretary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 പറഞ്ഞിരുന്നു ലഹരിയെ അവര്‍ തുടച്ചു മാറ്റുന്നതിനായി ക്യാമ്പായിരുന്നു അത്. കുട്ടികള്‍ വേറെ വിധത്തില്‍ എടുക്കാതിരിക്കാന്‍ അവര്‍ കണ്ണിന്‍റെ കാഴ്ച test മാത്രം അവര്‍ പറഞ്ഞില്ല. കണ്ണിന്‍റെയും, കേള്‍വിയുടെയും കാഴ്ചകള്‍ മാത്രമാണ് പറഞ്ഞത്. കൊച്ചിയില്‍ വിധവ വിധവകള്‍ക്കു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട KCBC സംസ്ഥാന തല സെമിനാര്‍ പാലാരിവട്ടം യില്‍ വച്ച് നടന്നു തുണ പിരിഞ്ഞു പോകുന്ന നൊമ്പരം ആര്‍ക്കും സഹിക്കാന്‍ പറ്റാത്തതെന്നും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

പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ടെന്നും, ധീരമായി മുന്നോട്ടു വരണമെന്നും ത്തില്‍ ഭര്‍ത്താവിന്‍റെ സാന്നിധ്യം കൂടെയുണ്ട് എന്ന വസ്തുത മനസിലാക്കി സന്തോഷങ്ങളായിരിക്കണമെന്നും അദ്ദേഹം

KCB എന്ന സഭ നമ്മടെ കുട്ടികളെയും, ഇവയെല്ലാം സാമൂഹിക പ്രശ്നങ്ങളില്‍ ഉള്‍പ്പെടുന്നു. നമ്മുടെ സമൂഹത്തില്‍ എന്തെല്ലാം കാര്യങ്ങള്‍ ചുറ്റുപാടും നടക്കുന്നുണ്ടെന്ന് നമ്മള്‍ മനസിലാക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞുങ്ങള്‍ ലഹരിക്ക്‌ addict ആകുന്ന കാരണം നമ്മുടെ മാതാപിതാക്കള്‍ വളര വളരെ ആകുകയാണ്. അതേപോലെ, കുട്ടികള്‍ ഇതേപോലെ divorce കേസുകളില്‍ പെടുകയും, അത് ഒരു കുടുംബം തന്നെ തകരാറിലാകാന്‍ സാധ്യത കൂടുതലാണ്. ലഹരിക്ക്‌ addict ആയാല്‍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 അന്വേഷിക്കണം. അവരുടെ കൂട്ടുകാര്‍ ആരോക്കെയാണെന്നും, അവ എങ്ങനെയാണ് നടക്കേണ്ടതെന്നും, അവര് പഠനത്തില്‍ ശ്രദ്ധയുണ്ടോ, അതോ ഏതെല്ലാം മേഖലകളിലാണ്‌ അവര്‍ക്ക് ശ്രദ്ധയെന്നും നമ്മള്‍ teachers കുറ്റം പറയുകയും, വീട്ടുകാരുടെ അപമാനങ്ങളേറ്റു വാങ്ങുകയും friends ന്‍റെ ഇടയില്‍ കൂടുതല്‍ കളിയാക്കപ്പെടുമ്പോഴുമാണ് ഇവര്‍ ഇങ്ങനെയുള്ള രീതികളില്‍ ഉള്‍പ്പെടാന്‍ പോ ഉള്‍പ്പെടുന്നത്. ഏതൊരു കുട്ടിയേയും നമ്മള്‍ ചേര്‍ത്തു പിടിക്കണം. അവന്‍റെ പറയാനുള്ളത് നമ്മള്‍ കേള്‍ക്കുകയും, അതിനുള്ള ചികിത്സ physic physical ആയി നമ്മള്‍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

Hello നമസ്‌കാരം. ഞാന് സംസാരിക്കാൻ പോകുന്ന subject corona യെ കു~കുറിച്ചാണ്. ഇപ്പോ രണ്ടുമൂന്ന് വർഷത്തിന് മുൻപ് നമ്മടെ നാ~നാട്ടുരാജ്യങ്ങളിൽ നടന്ന ഏറ്റവും ഭയാനകമായ സങ്കടകരമായ ഒരു പ്രശ്നമായിരുന്നു corona.

corona ഇല്ലാതാക്കിയിട്ടുണ്ട്. മാത്രമല്ല കോവിഡ് nineteen മൂലം വേറെയും പലതരം പ്രയാസങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അന്ന് നേരിടേണ്ടി വന്ന പ്രധാന ഒരു പ്രശ്നമായിരുന്നു പിന്നെ വീട്ടിൽനിന്ന് ഒക്കെ പുറത്തുപോകാൻ കഴിയാത്ത ഒരവസ്ഥ. നമ്മൾ full time വീട്ടിനകത്തിരുന്ന് സമയം ചിലവഴിക്കേണ്ടി വന്ന ഒരവസ്ഥ അന്ന് ഉണ്ടായിരുന്നു. അത് വളരെയധികം സങ്കടമായ ഒരു വിഷയമാണ്. കാരണം പുറത്ത് ജോലിക്കൊന്നും പോകാൻ കഴിയാത്തൊരവസ്ഥ. ജോലിസ്ഥാപനങ്ങളും മറ്റും അടച്ചിടേണ്ട ഒരവസ്ഥ corona കോവിഡ് nineteen മൂലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഒരുപാട് പേരുടെ ജീവൻ sorry ഒരുപാട്പേരുടെ തൊഴിൽ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഒരു ദിവസം ആളുകളൊക്കെ നമ്മുടെ വീട്ടിലുള്ളവർ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന വരുമാനം കൊണ്ടാണ് നമ്മ ഓരോരുത്തരും ജീവിച്ചുപോകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തൊഴിൽ ഇല്ലാത്ത ഒരു അവസ്ഥ വരുകയാണെങ്കിൽ വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും. അങ്ങനെ ഒരു situation ഒക്കെ കോവിഡ് nineteen മൂലം ഉണ്ടായിട്ടുണ്ട് ഒരുപാടുപേരുടെ തൊഴിൽ തൊഴിൽസ്ഥാപനങ്ങളും മറ്റും അടച്ചുപൂട്ടുന്നത് വഴി തൊഴിൽ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പല കുടുംബങ്ങളും ദാരിദ്ര്യത്തിലേക്ക് പോവാൻ ഇടയാക്കിയിട്ടുണ്ട്. മാത്രമല്ല അന്ന് വേറെയും പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് വേറെ ഒന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടൽ. തൊഴിൽസ്ഥാപനങ്ങളോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും അടച്ചിടേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. അതുമൂലം വിദ്യാർത്ഥികളുടെയൊക്കെ പഠന നിലവാരം കുറയാൻ അന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ കോവിഡ് nineteen മൂലം ഒരുപാട് വിദ്യാർത്ഥികളുടെ പഠനത്തിന് കോട്ടം വരുത്തിയിട്ടുണ്ട്. നമുക്ക് അറിയാമല്ലോ നമ്മുടെ വിദ്യാലയങ്ങളിലും മറ്റും കുട്ടികള് ചെന്നിട്ട് അദ്ധ്യാപകരുമൊത്ത് താമസിച്ചിട്ടൊക്കെയാണ് വിദ്യ നേടുന്നത്. അങ്ങിനെ ഒരു

online class എന്നൊരു ഇതുവരെ നമ്മളൊന്നും അനുഭവിക്കാത്ത ഒരുത~രം class ഉം കോവിഡ് nineteen മൂലം ഉണ്ടായിട്ടുണ്ട്. online class വന്നത് ഈ കഴിഞ്ഞ വർഷം മുതലുണ്ടായ കോവിഡ് nineteen മൂലമാണ്. ഞാൻ പറഞ്ഞുവന്നത് ഇങ്ങനെ school ൽ പോകുന്ന ആ vibe ഒന്നും online class ൽ കിട്ടത്തില്ല. അഹ് പഠിപ്പും ഒരുപാട് കുട്ടികളുടെ പഠിപ്പും ആഹ് ഈ phone ല് full time phone ല് കളിക്കേണ്ട ഒരു സാഹചര്യം പഠിക്കുന്ന ഒരു സാഹചര്യം കോവിഡ് nineteen മൂലം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികളുടെ പഠിപ്പിന് വളരെയധികം കോട്ടം സംഭിവിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ online class ഒക്കെ നമ്മുടെ

ഒരു സഹായം നമ്മുടെ കുട്ടികൾക്ക് സഹായം online class ലൂടെയും മറ്റും ലഭിച്ചിട്ടുണ്ട്. അതിനായി അധ്യാപകരും മറ്റും വളരെ അധികം support ചെയ്‌തിട്ടുണ്ട്‌. അത് നമ്മക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എങ്കിലും ചില കുട്ടികൾക്കൊക്കെ ഈ പഠനം back ലോട്ട് ഒരു പോകുന്ന ഒരു സാഹചര്യാണ് ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല. അന്ന് വേറെയും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ആരാധനാലയങ്ങളൊക്കെ പൂ~പൂട്ടിയിടേണ്ട ഒരവസ്ഥ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അമ്പലങ്ങളും പള്ളികളൊക്കെ അടച്ചിടേണ്ട എല്ലാ സ്ഥാപനങ്ങളും പൊതുസ്ഥാപനങ്ങളും മറ്റും ആരാധനാലയങ്ങളും അടച്ചിടേണ്ട ഒരവസ്ഥയും അന്നുണ്ടായിരുന്നു. അത് മൂലം ഇപ്പോ ഇന്ത്യ എന്നുപറയുന്നത് നമ്മൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്നുപറയുന്നത് ഒരു മതക്കാരും പ്രത്യേക മതക്കാരും മാത്രമുള്ള ഒരു രാജ്യമല്ല. നമ്മുടെ ഇന്ത്യ ഒരു പൂന്തോട്ടം പോലെയാണ്. അത് അത് പലതരം പലതരം മതങ്ങളും ഒക്കെ നിറഞ്ഞുള്ള ഒരു സന്തുഷ്ടമായ ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോ അതിപ്പോ മത പ്രത്യേകം മതങ്ങളെ ആയാലും ഇപ്പോ ഹിന്ദുവായാലും മുസ്ലിമായാലും ഒക്കെ പള്ളി ഹിന്ദുവിന് അമ്പലങ്ങളും മുസ്ലീംങ്ങൾക്ക് പള്ളികളൊക്കെ അടച്ചതുമൂലം അവരുടെയൊക്കെ ആരാധനാലയങ്ങൾക്ക് ആരാധനക്ക് വളരെ അധികം ബുദ്ധിമുട്ട് വരേണ്ട അവസ്ഥ കോവിഡ് nineteen മൂലം ഉണ്ടായിരുന്നു. അതും ഒരു ചെറിയ സങ്കടമുള്ള കാര്യമാണ്. full time വീട്ടിൽ ഇരിക്കേണ്ട ഒരവസ്ഥ. ചുരുക്കം പറഞ്ഞാൽ അതാണ്. നമ്മുടെ സ്ഥാപനങ്ങളും മറ്റും ഒക്കെ അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യം. ഇങ്ങനെയുള്ളൊരു കുറേതരം പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നു. വേറെയും ഒരുപാട് ഒരുപാട് ദുരിതങ്ങളും മറ്റും കോവിഡ് nineteen മൂലം നമുക്കുണ്ടായിട്ടുണ്ട്. അതില് പിന്നെ വേറെ പറയാണെങ്കിൽ ഒരുപാടുപേരുടെ ജീവൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാടുപേരുടെ ജീവൻതന്നെ നിലച്ച് പോയിട്ടുണ്ട്.

രോഗാവസ്ഥയിൽ കിടന്നിട്ടുണ്ട്. ചിലരുടെയൊക്കെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെ വളരെ അധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഈ രോഗം നമ്മളെയൊക്കെ ഏറ്റവും നമ്മുടെ മനസ്സിനെയൊക്കെ ഓർക്കുമ്പോൾത്തന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയായിരുന്നു കോവിഡ് nineteen. നമ്മളൊന്നും ഓർക്കാൻ പോലും കഴിയാത്ത ഇപ്പോ അടുത്തൊന്നും അഹ് ഞാൻ പറയട്ടെ ഞാനൊന്നും ജനിച്ചിട്ട് അഹ് ഇങ്ങനൊരു മഹാമാരി കേട്ടിട്ടില്ല എന്നുവേണം പറയാൻ. ആദ്യായിട്ടാണ് ഇപ്പോ കുറെ കൊല്ലങ്ങൾ കുറെ വർഷങ്ങൾക്കു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മഹാമാരി കേട്ടുപോകുന്നത്. ഇപ്പോ പൂർവ്വികരോട് ചോദിച്ചാൽത്തന്നെ അറിയാം. പണ്ട് കാലങ്ങളിലൊക്ക വളരെ പണ്ട് കാലങ്ങളിലാണ്